ഇപ്പം നമ്മളിപ്പോ കായിക വിനോദത്തിന്റെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആരോണ് അറിയാലോ നമ്മളിപ്പം നമ്മുടെ നാട്ടില് തന്നെ പല തരത്തിലുള്ള കായിക വിനോദങ്ങളുണ്ട് ക്രിക്കറ്റ് ആയിരിക്കാം, ഫുട്ബോൾ ആയിരിക്കാം, വോളിബോൾ ആയിരിക്കാം, ഹോക്കി ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് പ്രധാനമായിട്ടുള്ള കായിക വിനോദങ്ങള്. അപ്പോ ആരോണ് ഏത് കായിക വിനോദമാണ് ഇഷ്ടമുള്ളത്? കാണാറുണ്ടോ? ഫുട്ബോൾ ഇഷ്ടമാണോ? വോളിബോള് ക്രിക്കറ്റ് ഇത് ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? ആരാണ് ആരോണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ? ഈ പ്രധാനപ്പെട്ട ഈ കായിക വിനോദത്തിലൊക്കെ ഉള്ളതെന്ന് പറയാമോ? ആൽവിൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് എന്നുപറയുന്നത് കായികവിനോദമെന്നു പറയുന്നത് ഫുട്ബോളാണ് കാരണം ഞാൻ എൻറെ പരിസരത്ത് ആണെങ്കിലും എൻറെ വീടിൻറെ അടുത്ത് ആണെങ്കിലും ഞങ്ങളെപ്പോഴും കളിക്കാറുള്ളത് ഫുട്ബോളാണ് പിന്നെ ഇപ്പോൾ ഫിഫയൊക്കെ നടക്കുന്ന ടൈമും കൂടെയാണ് ഞാൻ എല്ലാ നാലുവർഷം കൂടുമ്പോളുള്ള ഫിഫ വരുമ്പളും അത്ര ആവേശത്തോടെ ഇരുന്നു കാണുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീമെന്ന് പറയുന്നത് ബ്രസീലാണ് അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളിക്കാരനെന്നുപറയുന്നതു നെയ്‌മറാണ് ഞാനിപ്പോൾ ഫുട്ബാൾ കളിക്കുന്നൊരാളാണ് എനിക്ക് കളിക്കാനും കൂടെ കാണാനും ഇഷ്ട്ടപെടുന്നൊരാളാണ് താങ്കളുടെ കേസിൽ എന്താണ് ആൽവിൻ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കായികവിനോദം ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കായിക വിനോദം ഫുട്ബോൾ തന്നെയാണ്. കാരണം, നമ്മൾ എല്ലാരും ഒരേ ഇഷ്ടമാണ്, ഇഷ്ടമാണുള്ളത്. നമുക്ക് രണ്ടാൾക്കും ഒരേ കായിക വിനോദമാണ് ഇഷ്ടമുള്ളത്. എന്റെ, നമ്മള് ശരിക്കും പറഞ്ഞാൽ, നമ്മളാണെങ്കിൽ ചിലപ്പോൾ ചിരവൈരികളാണ്. ഞാൻ അർജന്റീന ആരാധകനാണ്

ആരോൺ വോളിബോള് കളിക്കാറുണ്ടോ? ആരോണ് വോളിബോൾ, എങ്ങനെയാണ് ആരോണിന്റെ വോളീബോളിനോടുള്ള താല്പര്യം? എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ആ ആൽവിൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗെയിം വോളിബോൾകൂടിയാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ കഴിഞ്ഞാൽ പിന്നെ എറ്റവും കൂടുതൽ ഞാൻ കളിക്കാറുള്ളൊരു ഗെയിം എന്നുപറയുന്നത് വോളിബോളാണ് കാരണം ഞാൻ എൻ്റെ സ്കൂൾകാലഘട്ടത്തില് സബ്‌ജില്ല ജില്ലാ സ്പോർട്സ് മത്സരത്തിനുള്ള അവസരങ്ങളിലെല്ലാം വോളിബോൾ കളിയ്ക്കാൻ പോയിട്ടുണ്ട് എന്നെ ഒരു എൻ്റെ ഒരു പീട്ടി സാറുതന്നെയാണ് ഇതിലേക്ക് ഗ്രൂമ് ചെയ്തെടുത്തത് അതുകൊണ്ടുതന്നെ വോളിബോളും എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഗെയിം ആണ് എന്റെ വീടിൻ്റെ അടുത്താണെങ്കില് ആളുകള് വോളിബോൾ കളിക്കാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒണ്ടാവാറുണ്ട് ഞാനും പരമാവധി കൂടാൻ ശ്രെമിക്കാറുണ്ട് ആ വോളിബോൾ കളികളിലെല്ലാം പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്തെന്നുവെച്ചാൽ ഇതേപോലെ ഇത്രയൊക്കെ നമ്മൾ കായികവിനോദത്തെ ഇഷ്ട്ടപ്പെടുന്നുവെങ്കിലും നമുക്ക് വേണ്ടത്ര അസെപ്റ്റൻസ് ഈ നാട്ടില് കിട്ടുന്നതുമായിട്ട് സംശയമുണ്ട്

കാരണം നമുക്കിപ്പോഴാണെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിലും വളരെയധികം കളിസ്ഥലങ്ങളിലും എണ്ണങ്ങൾ വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം ബിഎൽഡിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ആളുകൾ കളിസ്ഥലങ്ങൾ ഇടിച്ചു നികത്തിയും ആ പിള്ളേരെ കളിക്കാൻ വിടാതിരിയ്ക്കുക എന്നുള്ളൊരു ഒരു

അതുകൊണ്ടുതന്നെ കളിസ്ഥലങ്ങളെല്ലാംതന്നെ വളരെയധികം എണ്ണം കുറഞ്ഞുപോവുകയാണ് അതോടുകൂടിത്തന്നെ നമ്മുടെ ഈ വരാൻ പോകുന്ന തലമുറയെ തന്നെ അത് വല്ലാണ്ടുതന്നെ ബാധിക്കുമെന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ട് എനിക്കൊരാശങ്കയായിട്ടതു പറയാനുള്ളതാണ്

ഞാൻ നൂറു ശതമാനം യോജിക്കുന്നു. കാരണം അങ്ങയുടെ അതേ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കായിക വിനോദങ്ങൾ പല തരത്തിൽ ഉണ്ടെങ്കിൽ പോലും, കുറേ, കുറെ ആളുകൾക്ക് കായിക വിനോദങ്ങൾ ഇഷ്ടമാണെങ്കിൽ പോലും അതിന് തക്കതായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ വീട്ടില് ആയിക്കോട്ടെ എല്ലാരും പഠിക്കാൻ പറയുന്നു. പക്ഷേ അതേ സമയത്ത് ഒരു കായിക വിനോദത്തിലോ, ഒരു കായിക വിനോദത്തിലേർപ്പെടാൻ പറയുകയാണെങ്കിൽ അവര് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക വിനോദത്തിന് തക്കതായ ഒരു പ്രാധാന്യം നൽകുന്നില്ല. കേവലം ഒരു കായികാധ്യാപകൻ വന്ന് കുറച്ച് വ്യായാമം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്കുള്ള കായിക കായിക അഭ്യാസം കഴിഞ്ഞു എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനില്ക്കുന്നത്. പക്ഷേ അത്പോലെ അല്ല മറ്റ് നാടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ നാടുകളിലെല്ലാം അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ, വിദ്യാർഥികൾക്ക് അവരുടെ താല്പര്യ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അക്കാദമികളിൽ ചേർക്കുകയും അവരെ നല്ല കരുത്തുറ്റ കായിക കളിക്കാരാക്കി മാറ്റുകയും ചെയ്യുന്നു . അത്കൊണ്ട് തന്നെയാണ് പല കായിക വിനോദങ്ങളിലും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ കായിക വിനോദങ്ങളിൽ ക്രിക്കറ്റ് ഒഴികെയുള്ള മറ്റ് എല്ലാ കായിക വിനോദങ്ങളിലും നമ്മൾ വല്ല്യ ഒരു തിരിച്ചടി ലഭിക്കാൻ കാരണമാകുന്നത്. അത് നമ്മുടെ ഇവിടത്തെ കായിക വിദ്യാഭ്യാസ രീതി, അത് വല്ല്യ ഒരു തടസ്സയിലാണ് നിലനില്ക്കുന്നതെന്ന കാര്യം ആരോൺ പറഞ്ഞതിനോട് ഞാൻ നൂറു ശതമാനം യോജിക്കുകയാണ്. ആരോൺ ആരോണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വിദ്യ കായികം എന്നു പറയുന്നത് ഇപ്പോൾ വലിയ ഒരു തെറ്റായ ദിശയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ട് വരാൻ സാധിക്കും എന്നാണ് ആരോന് ആരോണ് പറയാനുള്ളത്? ആ എനിക്ക് പറയാനുള്ളതെന്നുവെച്ചാൽ നമ്മളെ ഈ കായികവിനോദത്തിലേക്ക് ഐമീൻ ഇ കായികവിനോദത്തെ പ്രേമോട്ടുചെയ്തുകൊണ്ടുതന്നെ നമ്മുടെ ഗവൺമെൻറ് വളരെയധികം സ്കീമുകളിറക്കണമെന്നാണ് ഞാൻ പറയുന്നത് കുറെ കളിസ്ഥലങ്ങളൊക്കെ ഗവൺമെൻ്റിൻ്റെ

പിന്നെ സ്കൂളികളില് മസ്റ്റായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അതുമാത്രമല്ല ഓരോ സ്പോർട്സിനും അതിൻ്റെതായ എക്സ്പെർട്ടായിട്ടുള്ള കോച്ചുകളേയെല്ലാം നിയമിക്കുക വളരെയധികം നല്ലതായിരിക്കും പിന്നെ കൂടുതലും ഏറ്റവുംകൂടുതല് ഈ പിള്ളേരുടെയെല്ലാം മാതാപിതാക്കളെ ഒന്ന് കൗൺസിൽചെയ്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിലിങ്ങനത്തെ കായികവിനോദത്തിൻ്റെ ഇമ്പോര്ടൻസ് ഒന്ന് കൌൺസിൽ ചെയ്ത് മനസ്സിലാക്കിക്കൊടുക്കേണ്ടതും ഏറ്റവും അത്യാവശ്യകാര്യമാണ് എന്തൊന്നുവെച്ചാൽ ഈ സ്പോർട്സുകൊണ്ടും രക്ഷപ്പെടാൻ പറ്റും എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു നിരീക്ഷണത്തില് ഈ കായികവിനോദത്തിൽ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ മാറ്റാനുള്ള ഏറ്റവും വലിയൊരു പരിഹാരമെന്നുപറയുന്നത് ആരോൺ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ത്യയുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത ഒരു വാർത്ത നമ്മൾ കണ്ടു. എന്തു കൊണ്ടെന്നാൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ജാതകം എഴുതി വച്ചു എന്നൊരു വാർത്ത, ജാതകമുണ്ടാക്കി എന്നതിന്റെ പേരിൽ പരിഹാസ രൂപേണ അത് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നും പല സ്ഥാപനങ്ങളും അസോസിയേഷനുകൾ ആയിക്കോട്ടെ, സ്പോർട്സ് കൌൺസിലുകൾ ആയിക്കോട്ടെ, രാഷ്ട്രീയ സ്വാധീനത്താലാണ് നിലനില്ക്കുന്നത്. നമ്മളാണെങ്കിൽ ഈ ഇടയ്ക്ക് ആണെങ്കിൽ ഒരു ചിത്രം കണ്ടു. സുനിൽ ഛേത്രിയാണെങ്കിൽ ഒരു പുരസ്കാരം വാങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കേന്ദ്ര മന്ത്രി വന്ന് അദ്ദേഹത്തെ തള്ളി മാറ്റുന്ന ഒരു വളരെ ദയനീയമായ ഒരു ചിത്രമാണ് അതിൽ കാണുന്നത്. നമ്മുടെ സമൂഹത്തില് കായിക താരങ്ങൾക്ക് തക്കതായിട്ടുള്ള ഒരു അർഹത ലഭിക്കുന്നുണ്ടോ? അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുക? ക്രിക്കറ്റ് മാത്രമല്ലാതെ ഫൂട്ബോളും വോളീബോളും അത്പോലെ തന്നെ മറ്റ് പല കായിക വിനോദങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? അതിനെ പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ആൽവിൻ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ആകെകൂടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇപ്പം ആകെ കൂടെ നന്നായിട്ട് പോവുന്നൊരു ഗെയിം എന്നുപറയുന്നത് ക്രിക്കറ്റ് ആണ് അതും ബാക്കിയുള്ള ഒറ്റ കായികവിനോദങ്ങൾ പോലും നമുക്ക് ഇതുപോലെ രീതിയില് ക്രിക്കറ്റ് പോലെ അത്ര രീതിയിലുയർത്തികൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇത് എന്തുകൊണ്ടും ഞാൻ പറയണത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ആളുകളുടെ മൈൻഡ്‌സെറ്റിൻ്റെ അനാസ്ഥ മൂലം മാത്രമാണ് നമുക്ക് എന്താ പറയാം ഇത്തരം കായികവിനോദങ്ങളിലേക്ക് ഏർപ്പെടാനുള്ളൊരു ഒരു മനസ്സ് അല്ലങ്കിൽ അതിലേക്ക് നമ്മളെ എറക്കാനുള്ളൊരു എറക്കിവിടാനുള്ളൊരു പെർമിഷൻ പോലും നമുക്ക് ലഭിക്കാറില്ല സാധാരണ കാരണം നമ്മുടെ മാതാപിതാക്കൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ മുതിർന്നവരാണെങ്കിലും ഇതിനോടുള്ള പ്രാധാന്യം ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്കാരാണ് അപ്പം അതുമാത്രമല്ല താങ്കൾ പറഞ്ഞപോലെ ഞാൻ നേരത്തെ സുനിൽ ഛേത്രിയുടെ വിഷയമാണെങ്കിലും ഇതുപോലുള്ള രാഷ്ട്രീയനേതാക്കന്മാർ സ്വന്തം സ്വന്തം പേരിനുവേണ്ടിയും പ്രശസ്തിക്കുവേണ്ടിയും മറ്റുകായികവിനോദങ്ങളെയെല്ലാം ചുമ്മാ യൂസ്ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവർക്കതിനോടുള്ള സ്‌നേഹംകൊണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തിനുവേണ്ടിയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിനെ റെപ്രെസെൻ്റ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് സ്പോർട്സ് ആൾക്കാരാണെന്ന് അവരെന്ന്

വിനോദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കായിക എക്സ്‌പീരിയൻസിനുവരെ ഇതിനു കോട്ടം സൃഷ്ടിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ രാജ്യത്തെ തന്നൊരു ഇതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കടത്തിക്കൊണ്ടുപോകുന്ന ആൽവിൻ വളരെ നന്ദി ആരോൺ. എനിക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിന്റെ ഒരു ആവേശത്തിലും ലഹരിയിലുമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. ഈ അടുത്ത് തന്നെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറുടെയും കട്ടൗട്ട് ഫ്ലെക്സ്കൾ ഫിഫ തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി, അവരുടെ മാധ്യമത്തിലൂടെ. അത് നമുക്ക് വളരെ ഏറെ സന്തോഷം നല്കുന്ന ഒരു കാര്യമാണ്. നമ്മളാണെങ്കിൽ ആരാധകരെന്ന രീതിയില് നമ്മൾ പല തരത്തിലുള്ള വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ പോലും സത്യ സന്ധമായി പറഞ്ഞാൽ ഇതൊരു ഒത്തൊരുമയല്ലേ നമുക്കീ ഒരു കായിക വിനോദം കാണാൻ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ നമുക്കിവിടെ ലഭിക്കുന്നില്ലേ? മറ്റ് വേറെ ഏതോ ഒരു നാട്ടില് നടക്കുന്ന വിനോദത്തിന് അവരുടെ രാജ്യത്ത് പങ്കെടുക്കുന്ന ഒരു മത്സരത്തിന് നമ്മൾ മലയാളികൾ എല്ലാരും സ്വന്തം നാടിന്റെയാണ് സ്വന്തം വികാര, ഒരേ വികാരത്തോടെ ഇത് കാണുമ്പോ നമുക്ക് ഒരു വലിയൊരു ഒത്തൊരുമ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നില്ലേ? അതിനെ പറ്റിയിട്ട് ആരോണിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ആൽവിൻ എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളെല്ലാരും ലോക്കലായിരുന്നു ഈ ഫുട്‍ബോൾ ഒരുമിച്ചുകാണുകയാണ് ചെയ്യുന്നത് ആ കാണുന്ന കൂട്ടത്തിൽ പല ടീമ് ഇപ്പോൾ ബ്രസീൽഫാന്സുകാരുണ്ടാവാം അർജൻറീന ഫാന്സുകാരുണ്ടാവാം ജർമനി ഫാന്സുകാരുണ്ടാവും പക്ഷെ ഇവരെല്ലാം ഒരുമിച്ചിരുന്നാണ് ഓരോ ഫുട്‍ബോളും കളികളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആവേശംപോലെ ഏറ്റെടുക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ അവിടെ അവരുടെ ഒത്തൊരുമയും ഇതൊക്കെയാണ് കാണിക്കുന്നത് കാരണം നമ്മുടെ സ്വന്തം നാട്ടിലാണെങ്കിലും ഒരുമിച്ച് രാത്രിയിലെല്ലാവരുംകൂടെ ഒരുമിച്ച് നാട്ടിലെ എല്ലാ പിള്ളേരുംകൂടി ഒരുമിച്ചിരുന്നു കാണുകയെന്നൊക്കെ പറയുന്നത് വളരെയൊരു സുന്ദരമായ നിമിഷം തന്നെയാണ് കാരണം അത്രക്കും സ്നേഹമാണ് അവർക്ക് ആ ഫുട്‍ബോളിനോടുള്ളത്‌ അവരവരുടെ ഓരോ ടീമിനെയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു പുറമെ ഫുട്‍ബോളിനെ അവരെന്തായിലും കൂടുതലായി സ്നേഹിക്കുന്നുണ്ട് ആ ഒരു ഒത്തൊരുമ എനിക്കും വളരെയൊരു താല്പര്യമുള്ളൊരു കേസുകെട്ടാണ് കാരണം ഞങ്ങളെല്ലാരും ഒരുമിച്ചിരുന്ന് ഇപ്പം കോളേജുകളിലാണെങ്കിലും ഹോസ്റ്റലുകളിലാണെങ്കിലും ഒരുമിച്ചിരുന്നാണ് ഫുട്‍ബോള് കാണാറ് അതിൻ്റെ ഒരു ഒരു സുഖം എന്നുപറയുന്നത് വേറെതന്നെയാണ് ആൽവിൻ വളരെ സന്തോഷപരമായിട്ടുള്ളതും വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് മാത്രമല്ല, എനിക്ക് വേറെ, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഫുട്ബോള്, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഫുട്ബോള് കളിക്കുമായിരുന്നു, കളിക്കളങ്ങളിലെല്ലാം പോയി. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് വച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്രിക്കറ്റ് കളിയ്ക്കാനോ ഫൂട്ബോള് കളിയ്ക്കാനോ ഇന്നത്തെ ഒരു തലമുറയില് നല്ലൊരു ശതമാനം ആളുകൾക്ക് താല്പര്യമില്ല. അവരെല്ലാം മൊബൈൽ ഫോണിന്റെ മുമ്പിൽ അടിമകളായി പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മൊബൈൽ ഫോണിൽ വരുന്ന ഗയിമുകളായിക്കോട്ടെ അതിൽ വരുന്ന വിനോദങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൂടെ പുളകം കൊള്ളുവാനുമാണ് ഇന്നത്തെ ഒരു തലമുറ ശ്രമിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കായിക വിനോദത്തിനും അത് പോലെ തന്നെ നമ്മുടെ ഒരു വിനോദമെന്ന് പറഞ്ഞാൽ പുറമെയുള്ള കളികളായിട്ടുള്ള ഫൂട്ബോളും ക്രിക്കറ്റും എല്ലാം നമ്മൾ കളിക്കേണ്ടതല്ലേ? അതൊരു വലിയ ഒരു അപകടത്തിലോട്ട് അല്ലേ നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അതെ തീർച്ചയായും ആൽവിൻ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോവുന്നത് മൊബൈൽഫോണിൻറെ ഈ ഉപയോഗം എന്നത് ഇപ്പോൾ വളരെയതികം കൂടിയിരിക്കുകയാണ് പ്രേത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ മൊബൈൽഫോണിൻറെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കുകയാണ് നമ്മുടെ ഫോണിനുള്ളിലുള്ള ഓൺലൈൻ ഗെയിമുകളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽമീഡിയയിൽ മാത്രംമായി മുഴുകിയിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പുറത്തേക്കിറങ്ങി കളിക്കുവാനോ സ്വന്തം കായികവിനോദങ്ങളിലേക്ക് ഏർപ്പെടുവാനോ അവർക്ക് താല്പര്യപ്പെടുന്നില്ല കാരണം അവർ കൂടുതൽ കൂടുതൽ മടിയന്മാരായിക്കൊണ്ടിരിക്കാണ് സ്വന്തം റൂമുകളിലേക്കൊതുങ്ങിക്കൂടി അവരവരുടെ ഫോണിൽ മാത്രം ലോകത്തെ കണ്ട് വളരുന്നൊരു തലമുറയെയാണ് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് പുറത്തോട്ടുള്ളൊരാളുമായിട്ടൊരു ബന്ധം വരുന്നില്ല അവര് പുറത്തോട്ടൊരാളുമായിട്ട് ഒരു സംസാരിക്കാൻ തീരുമാനിക്കുന്നില്ല സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്തിന് സ്വന്തം മാതാപിതാക്കളോടുപോലും സംസാരിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും ഒരു കുട്ടി തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ കാരണം അവൻ ഇപ്പോഴും അവന്റെ റൂമിലിരുന്ന് അവൻ്റെ ഫോണിൽ അവന്റേതായ ലോകത്ത്‌ അവൻ മുഴുകിയിരിക്കുകയായിരിക്കും ഇത് വളരെയധികം അപകടപരമായ ഒരു സഹജര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപ്പോകുന്നത് നമുക്ക് വളരെയധികം മെന്റൽഇഷ്യുസ് അല്ലെങ്കിൽ ഫിസിക്കൽഇഷ്യുസ് ഇതിലൂടെ നമുക്ക് ഉണ്ടാകാൻ ചാൻസുണ്ട് നമ്മുടെ അടുത്ത തലമുറ ഇതുവല്ലാണ്ടു ബാധിക്കുകതന്നെചെയ്യും ആൽവിൻ ഇത്തരം പ്രവർത്തികൾ വളരെയധികം നമുക്ക് കുറക്കാൻ പരമാവധി സ്രെമിക്കേണ്ടതാണ് അതായത് കുട്ടികൾക്ക് കായികവിനോദങ്ങളെപ്പറ്റിയുള്ള പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂടുതൽ കൂടുതൽ എങ്കറേജ് ചെയ്‌ത്‌ പുറത്തേക്കിറക്കുകയും അവരെ കായികവിനോദങ്ങളിൽ ഏർപ്പെടുത്താൻ അവരെ കൂടുതൽ എങ്കറേജ്ചെയ്യുകയും ചെയ്യേണ്ട ഒരു അത്യാവശമായ ഒരാവസ്ഥയാണിപ്പോൾ നടക്കുന്നത് വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. അത് പോലെ നമ്മുടെ ഇന്നത്തെ യുവ തലമുറ ഇന്നു നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ പറ്റി വളരെ മനോഹരമായിട്ടാണ് അങ്ങ് സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഇന്നേ വരെ ഒളിമ്പിക്സിൽ പോയി ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡല് മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അഭിനവ് ബിന്ദ്രയുടെ. നമ്മുടെ ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഒരു സ്വർണം മാത്രം ലഭിക്കാനുള്ള കായിക ശേഷിയെ ഉള്ളോ? ഇനിയും പല പല സ്വർണങ്ങളും വരണ്ടേ? ഇനിയും പല പല നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ട് വരാൻ സാധിക്കണ്ടേ? നമ്മുടെ നാട് ഇനിയും വലിയ മുന്നേറ്റങ്ങൾ കായിക രംഗത്ത് വരാനും സാധിക്കേണ്ടത് അല്ലേ? അപ്പോൾ, ഒളിമ്പിക്സിൽ ഇന്ത്യക്ക്, ഇന്ത്യക്ക് വലിയ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്നഒരു കാര്യം എനിക്ക് വളരെ അലട്ടുന്ന ഒരു കാര്യമാണ്. അതിനെപറ്റി ആരോണിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമാകും. ആ തീർച്ചയായും ആൽവിൻ എനിക്കും ആശങ്കയുള്ളൊരു സംഭവമാണത് ഒളിമ്പിക്സിലേക്ക് ഇന്ത്യയുടെ നേട്ടങ്ങളുടെയെണ്ണം വളരെയധികമിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞകാലങ്ങളിലാണെങ്കിലും വളരെയധികം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അല്ലാതെ സാദാരണ എല്ലാക്കായികവിനോദങ്ങളിലും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും അവരവരുടെ സ്വന്തം കായികവിനോദത്തെ അല്ലെങ്കിൽ കായികമായ സ്പോർട്സിനെ വളരെയധികം ഉയർത്തിക്കൊണ്ടുവരുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യ മാത്രമാണ് ഇപ്പം ഒളിമ്പിക്സിലാണെങ്കിലും മറ്റ് ഏതു കായികവിനോദങ്ങളിലാണെങ്കിലും പിന്നോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് ഒരിക്കലും മുന്നോട്ടുപോവുന്നില്ല അത് വളരെയധികം ആശങ്ക പരത്തുന്ന ഒരു സംഗതിതന്നെയാണ് കാരണം എന്തെന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇതിനൊരുതരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നില്ലാന്നു തന്നെ ഞാൻ പറയും ആൽവിൻ കാരണം അത്രപോലും എന്നുപറഞ്ഞാൽ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ആ സ്പോർട്സിലൂടെ നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റുമെന്നല്ലങ്കിൽ നമുക്ക് അതിനോടൊരു സെക്യൂരിറ്റി അല്ലെങ്കിലൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് നമ്മളെ ഇത്തരം സ്പോർട്സ് കഴിവുകൾ തെളിയിച്ചു കഴിയുബോൾ അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷെ അതിന് അവരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധത്തിലുമുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കാത്തതുമൂലം ഒത്തിരിയതികം നല്ല കഴിവുള്ള ആളുകൾ പുറത്തേക്ക് തഴയപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരം കഴിവുകളുള്ള ആളുകൾ ഇന്ത്യയില്

തഴയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അവരവരുടെ സ്വന്തം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മൂലം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മൂലം അവര് തഴയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ വരികയാണ് അവരവരുടെ സ്വന്തം ജോലിയോ അല്ലങ്കിൽ വേറെന്തെങ്കിലും വരുമാനംകിട്ടുന്ന ജോലിയിലേക്ക് മാറിപോവുകയാണവർ ചെയ്യുന്നത് ആൽവിൻ വളരെ നല്ല ഒരു കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകൾക്കും ഒളിമ്പിക്സിൽ, അല്ല കായിക വിനോദങ്ങളിൽ തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കട്ടെ എന്നും അവർക്കും തുല്യമായിട്ടുള്ള വേതനം, അങ്ങനെ ഉള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വേഗം ലഭിക്കട്ടെ എന്നും മാത്രം എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ എല്ലാ വിധ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് ഇന്ത്യയുടെ കായികമായിട്ടുള്ള പാരമ്പര്യം ഇതിലും ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്നും അത് പോലെ തന്നെ വലിയ നേട്ടങ്ങൾ വരുത്തട്ടെ എന്നും പറഞ്ഞു കൊണ്ട് നമുക്കീ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദിയുണ്ട് ആരോൺ, താങ്ക് യു.